ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാക്കൾക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കുന്നു. പിന്നീട് ഇന്ത്യൻ ദേശീയഗാനം ജന ഗണ മന ആലപിച്ചു. പ്രസംഗത്തെത്തുടർന്നാണ് ഇന്ത്യൻ സായുധ സേനയുടെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും Parade കൾ. സ്വാതന്ത്ര്യസമരത്തിന്റെയും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പാരമ്പര്യങ്ങളുടെയും രംഗങ്ങൾ പ്രദർശിപ്പിക്കുന്നു. സമാനമായ സംഭവങ്ങൾ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ നടക്കുന്നു.

രാജ്യത്തുടനീളമുള്ള സർക്കാർ, സർക്കാരിതര സ്ഥാപനങ്ങളിൽ നടക്കുന്നു. school കളും, college കളും പതാക ഉയർത്തൽ ചടങ്ങുകളും സാംസ്കാരിക പരിപാടികളും നടത്തുന്നു. രാജ്യത്തോടുള്ള കൂറ് പ്രതീകപ്പെടുത്തുന്നതിന് വ്യത്യസ്ത വലിപ്പത്തിലുള്ള ദേശീയ പതാകകൾ ധാരാളമായി ഉപയോഗിക്കുന്നു. പൗരന്മാർ അവരുടെ വസ്ത്രങ്ങൾ, Ristband കൾ, card കൾ, വീട്ടുപകരണങ്ങൾ എന്നിവ ത്രിവർണ്ണത്തിന്റെ പകർപ്പുകൾ കൊണ്ട് അലങ്കരിക്കുന്നു ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾ, പ്രത്യേകിച്ചും ഇന്ത്യൻ കുടിയേറ്റക്കാർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ന്യൂയോർക്ക് മറ്റ് യുഎസ് നഗരങ്ങൾ പോലുള്ള ചില സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് പതിനഞ്ചിന്‌ പ്രവാസികളിലും പ്രാദേശിക ജനങ്ങളിലും ഇന്ത്യ ദിനമായി മാറി.

ദേശസ്നേഹ സിനിമകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. shop കൾ പലപ്പോഴും സ്വാതന്ത്ര്യദിന പ്രമോഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യൻ തപാൽ ഓഗസ്റ്റ്

സ്വാതന്ത്ര്യവും വിഭജനവും സാഹിത്യത്തിനും മറ്റ് കലാസൃഷ്ടികൾക്കും പ്രചോദനമായി. Internet ൽ രണ്ടായിരത്തി മൂന്ന് മുതൽ Google Indian Home പേജിൽ പ്രത്യേക ൽ ഉപയോഗിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം

ആയിരത്തി തൊള്ളായിരത്തി എൻപതുകളിൽ ഈ പ്രദേശങ്ങളിലെ വിഘടനവാദ പ്രതിഷേധം ശക്തമായി United Liberation Front of Assam, National Democratic Front of

ആയിരത്തി തൊള്ളായിരത്തി എൻപതുകളുടെ അവസാനം മുതൽ ജമ്മു കശ്മീരിൽ കലാപം വർദ്ധിച്ചതോടെ, വിഘടനവാദി പ്രതിഷേധക്കാർ സ്വാതന്ത്ര്യദിനം ബന്ദ് ആയി ആചരിക്കുകയും കറുത്ത പതാകകളുടെ ഉപയോഗം പതാക കത്തിക്കൽ എന്നിവ ഉപയോഗിച്ച് സ്വാതന്ത്ര്യദിനം ബഹിഷ്കരിച്ചു. തീവ്രവാദ group കളായ ലഷ്കർ-ഇ-തായ്‌ബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ജയ്ഷ്-ഇ-മുഹമ്മദ് എന്നിവർ ഭീഷണി മുഴക്കുകയും സ്വാതന്ത്ര്യദിനത്തിൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. സ്വാതന്ത്ര്യദിന ആഘോഷം ബഹിഷ്‌കരിക്കണമെന്ന് വിമത Maoist സംഘടനകളും വാദിച്ചു. തീവ്രവാദ ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച്, ദില്ലി, മുംബൈ പോലുള്ള പ്രധാന നഗരങ്ങളിലും, പ്രശ്നബാധിത സംസ്ഥാനങ്ങളായ ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലും സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ചെങ്കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് വ്യോമാക്രമണം തടയുന്നതിനായി No-fly zone ആയി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ചരിത്രം ഇന്ത്യയുടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചരിത്രം ആരംഭിക്കുന്നത് സിന്ധു നദീതട സംസ്കാരം മുതലാണ്. മുപ്പത്തിമൂവായിരം മുതൽ പതിമൂവായിരം വരെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പുഷ്കലമായ സംസ്കാരമാണ് സിന്ധു നദീതടത്തിന് ഉണ്ടായിരുന്നത്. രണ്ടായിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ ആയിരുന്നു

ഇതിനു പിന്നാലെ അയോയുഗ വേദ കാലഘട്ടം വന്നു, ഇത് സിന്ധു-ഗംഗാ സമതലങ്ങളുടെ മിക്ക ഭാഗത്തും വ്യാപിച്ചു. മഹാജനപദങ്ങൾ എന്നറിയപ്പെട്ട പ്രധാന സാമ്രാജ്യങ്ങളുടെ ഉദയം ഈ കാലത്തായിരുന്നു. ഇതിൽ രണ്ട് മഹാജനപദങ്ങൾ ആറാം നൂറ്റാണ്ടിൽ മഹാവീരനും ഗൗതമ ബുദ്ധനും ജനിച്ചു.

അഞ്ഞുറ്റി നാല്പത്തി മൂന്നിൽ ൽ മഹാനായ അലക്സാണ്ടറിന്റേതുൾപ്പെടെ പല സാമ്രാജ്യങ്ങളും ഈ പ്രദേശം ഭരിക്കുകയും സംസ്കാരികമായ ആദാനപ്രദാനങ്ങളിളൂടെ അതത് സാമ്രാജ്യങ്ങളുടെയും ഭരതത്തിന്റെയും സംസ്കാരം പുഷ്ടിപ്പെടുകയും ചെയ്തു

നമസ്ക്കാരം ഇന്ന് നമുക്ക് പരിസ്ഥിതിയെക്കുറിച് സംസാരിക്കാം പരിസ്ഥിതി ഇന്ത്യയുടെ പരിസ്ഥിതി പ്രശ്നങ്ങളും പരിസ്ഥിതി സംഘടനകളും എന്നൊരു വിഷയത്തെ കുറിച് സംസാരിക്കാം നമ്മുടെ നാടായ ഇന്ത്യ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച് ഗൗരവമായി ചിന്തിക്കേണ്ട നാളുകൾ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗ്രാമങ്ങൾ നഗരങ്ങളാക്കി മാറുകയും നഗരങ്ങളിൽ ജനസാന്ദ്രത വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ പരിസ്ഥിതി സംഭരണം തന്നെ വള വ താളം തെറ്റാൻ തുടങ്ങുന്നു എന്നതാണ് പൊതുവായ നിഗമനം അനുദിനം വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയാണ് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ മുഘ്യ കാരണങ്ങളിലൊന്ന് വ്യവസായ വൽക്കണരത്തോടും നഗരവൽക്കരണത്തോടുമൊപ്പം ജനസംഖ്യയും ഇവിടെ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 വന നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കാനുള്ള സർവ്വ അധികാരങ്ങളും വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറുകയും ചെയ്തു രാജ്യത്തിൻറെ പുരോഗതിക്കായി കൈക്കൊള്ളുന്ന ഏതൊരു നടപടിയും

വ്യവസായ വൽക്കരണം മൂലമുള്ള മലി മലിനീകരണ പ്രശ്നങ്ങൾ നേരിടാനാണ് ആഭ്യന്തര ഉല്പാദനത്തിന്റെ നല്ലൊരു പങ്കും ചെലവഴിക്കുന്നത് അതുകൊണ്ടുതന്നെ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണമാണ് ഇന്ന് ഇന്ത്യയുടെ വനം പരിസ്ഥിതി മന്ത്രാലയങ്ങ മന്ത്രാലയങ്ങൾ മുഘ്യമായി കൈകാര്യം ചെയ്യുന്നത് ലോകത്ത് ഇന്ന് ഏറ്റവും അതികം വികസനം നടക്കുന്നത് metro city കളിലാണ് മലിനീകരണ പ്രശ്നങ്ങൾ ഏറ്റവും വ്യാപകമാകുന്നതും ഇവിടെ തന്നെ വ്യവസായ വൽക്കരണത്തിന്റെയും നഗര വൽക്കരണത്തിന്റെയും ഏറ്റവും ശോചനീയമായ സ്ഥലമാണ് ഇന്ത്യൻ നഗരങ്ങളിലെ വായുവിൻറെ ഗുണനിലവാരത്തിലുണ്ടായ വൻ തകർച്ച ഒരുകോടിയിലേറെ ജനങ്ങളുള്ള ഇരുപതോളം പട്ടണങ്ങളുണ്ട് ഇന്ത്യയിൽ ഇത് new delhi mumbai chennai kolkata എന്നി നഗരങ്ങൾ ലോകത്തിലെ മാലിന്യ പൂരിതമായ നഗരങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു

മൂന്നുകോടി ജനങ്ങൾ മരിക്കുമ്പോൾ അതിൽ ഭൂരിഭാഗവും സംഭവിക്കുന്നത് ഇന്ത്യയിലാണ് എന്നത് അത്യന്ത്യം ശ്രെദ്ധിക്കേണ്ട കാര്യം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നമായ വായുമലിനീകരണത്തിന് പ്രധാനമായി കാരണമാകുന്നത് വാഹനങ്ങളിൽ നിന്നും വ്യവസായ ശാലകളിൽ നിന്നും പുറം തള്ളുന്ന വിഷവാതകങ്ങളാണ് ഈ വായുമലിനീകരണം മൂലം ജനങ്ങളിൽ ഭൂരിഭാഗവും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലമുള്ള അസുഖങ്ങൾക്ക് ഇരയാകുന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ road ഉകളിൽ ഏകദേശം മൂന്നുകോടി വാഹനങ്ങൾ ഓടുന്നുണ്ട് ഇതിൽ നിന്നും വായുമലിനീകരണത്തിൽ വാഹനങ്ങളുടെ പങ്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളു ഇന്ത്യയുടെ മലിനീകരണ പ്രശ്നങ്ങളിലെ വർ വർദ്ധനവ് മ് മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങളെ സ് സുഗമമായ നടത്തിപ്പിനെയും ബാധിച്ചു കഴിഞ്ഞു മലിനീകരണ രൂക്ഷത അനുഭവിക്കുന്ന new delhi യിലെ നഗരങ്ങളിൽ വായുവിലടങ്ങിയിരിക്കുന്ന ഭയങ്കരമായ പൊടിപടലങ്ങൾ പരിസ്ഥിതി നിയമങ്ങൾ അനുശാസിക്കുന്നതിനെയൊക്കെ പത്തിരട്ടി ആ യിൽ നിന്നാണ് കണക്കുകൾ പറയുന്നത്

ഇതുപ്രകാരം പതിനഞ്ചു വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങളുടെ permit നിരോധിച്ചു ഇത് ഒരു പരിധി വരെ വാഹന പുക നിയന്ത്രിക്കാൻ സഹായകമായി ഫലപ്രദമായ പരിസ്ഥിതി നിയന്ത്രണങ്ങളുടെ അഭാവം കൊണ്ടല്ല ഇന്ത്യയിലെ മലിനീകരണ പ്രശ്നം ഇത്രയും രൂക്ഷമായത് മറിച് താഴെ തട്ടിൽ നിന്നും പരിസ്ഥിതി നിയന്ത്രണം നടപ്പിലാക്കുന്നതിലുണ്ടായ പിഴവ് മൂലമാണ്

ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന വായുമലിനീകരണം കുറക്കാൻ അസാധ്യമാണെന്ന് കൊണ്ടുതന്നെ ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റേട്ടിൽ എല്ലാ bus ഉകളിലും CMG അതായത് compressed natural gas ഇന്ധനം ഉപയോഗിക്കാൻ സുപ്രിംകോടതി വിധിച്ചു വിധി പാലിക്കാൻ വേണ്ടി നിലവിലുള്ള diesel engine നുകളും പഴയ bus കളും ഒഴിവാക്കേണ്ടി വന്നു എന്നാൽ ഏകദേശം ഇരുന്നൂറ് bus ഉടമകൾ മാത്രമാണ് കോടതി വിധി അനുസരിച്ചത് മലിനീകരണം തടയുന്നതിന് കൊണ്ടുവരുന്ന നിയമങ്ങളെ ഇത്രയു ലാഘവ മിദ്യയോടെയാണ് സമൂഹം സമീപിക്കുന്നത് എന്ന് ഇതിൽ നിന്നും മനസിലാക്കാം ഉൽപ്പാദനത്തിന് കൽക്കരിയെ അമിതമായി വിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാൽ കൽക്കരി വൻ തോതിൽ വായുമലിനീകരണത്തിനും കാരണമാകുന്നു എന്നതും ശ്രെദ്ധിക്കാതെ പോകുന്നു കേന്ദ്രം മലിനീകരണ നിയന്ത്ര board sulphur dioxide ൻറെ അളവിൽ പരിധി നിശ്ചയിച്ചുകൊണ്ട് നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല വായു നിലവാര അളവുകൾ നിശ്ചയിച്ചുകൊണ്ട് കർശനമായും നടപ്പിലാക്കാതിടം മലിനീകരണ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ കാരണമായി ഊർജ സ്രോതസ്സുകൾ ക്രമീകൃതവും ശ്രദ്ധ പൂർവായ ഉപയോഗ രീതികളും ഇന്ന് അനിവാര്യമായിരിക്കുന്നു എന്നിവയുടെ ഫലപ്രദമായ ഉപയോഗത്തിന് ആധുനികനാളുകൾ പ്രാധാന ലഭിച്ചിട്ടുണ്ട് ഊർജ സ്രോതസ്സുകൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രത്യേക ഭരണ വകുപ്പും ഇന്നുണ്ട് ഊർജ സ്രോതസ്സുകൾക്ക് നൽകുന്ന ഇത്തരം പ്രധാന്യവും സംരക്ഷണവും പരിസ്ഥിതി മേഖലയിൽ രാജ്യത്തിന് മുതൽ കൂട്ടാവുന്നതിനായി കണക്കാക്കാം പരിസ്ഥിതിയെ മലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനോടൊപ്പം വർദ്ധിച്ചുവരുന്ന ഊർജാവശ്യം നിറവേറ്റുക എന്നതും ഇന്ത്യ അഭി അഭിമുകീകരിക്കുന്ന എ ഒരു വെൽ വിളിയാണ്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 സ്രോതസ്സുകൾക്ക് ഊർജ സ്രോതസ്സുകൾക് പകരമാകില്ല വായുമലിനീകരണത്തിനും ജല മലിനീകരണത്തിനും ഇന്ന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് നമ്മുടെ തലസ്ഥാന നഗരം തന്നെയാണ് ഇവിടുത്തെ വായു മലിനീകരണം എത്രത്തോളം എന്ന് നേരത്തെ കണ്ടല്ലോ മനസിക വൈകല്യം സംഭവിച്ച കുട്ടികളുടെ എണ്ണവും ഇവിടെ കൂടുതലാണെന്നാണ് ആരോഗ്യ വകുപ്പിൻറെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജലത്തിലടങ്ങിയിരിക്കുന്ന led അംശമാണത്രെ ഇതിനു കാരണം വ്യവസായ ശാലകളിൽ നിന്നും വി പുറം തള്ളുന്ന വിഷ മാലിന്യങ്ങൾ ജല സ്രോതസ്സുകളിലേക്കാണ് ഒഴുകി വിടുന്നത് ഇത് ജല ജന്യ രോഗങ്ങൾക്കും കാരണമാകുന്നു ഊർജ പ്രതിസന്ധി നേരിടാൻ ആണവോർജവും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം ജീവാംശത്തെ തന്നെ തുടച്ചു നീക്കാൻ തക്ക ശേഷിയുള്ളതാണെന്ന കാര്യം മനുഷ്യർ ഓർക്കുന്നില്ല ഇന്ത്യയിലെ വായുമലിനീകരണ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

petroleum ഉൽപന്നങ്ങളുടെയും കൽക്കരി തുടങ്ങിയ fossil ഉൽപ്പന്നങ്ങളുടെയും ഇന്ധനങ്ങളുടെയും ഉപ പുറം തള്ളുന്ന carbon dioxide മറ്റും അന്തരീക്ഷത്തെ മലിനമാക്കുക മാത്രമല്ല അന്തരീക്ഷ താപനില വർദ്ധിപ്പിക്കാനും ഇടയാക്കുന്നു ഈ തിരിച്ചറിവാണ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കേന്ദ്ര ഉടമ്പടി തയ്യാറാക്കാൻ ലോകരാഷ്ട്രങ്ങളെ ഇരിപ്പിച്ചത് വിവാദ വിഷയങ്ങളിട വന്നത് എന്നൊരു വിഷയത്തെ കുറിച് പറയാണെങ്കിൽ

ജനവാസ കേന്ദ്രത്തെയും അപകടാവസ്ഥയിലാക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്നു ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നർമ്മദാ പ്രശ്നം നർമദ കൃഷ്ണ അത് അതായത് തമിഴ് നീതിക്കു വേണ്ടിയുള്ള ജനങ്ങളുടെ പോരാട്ടത്തിൽ പ്രതീകമായി തീരുകയായിരുന്നു വർഷങ്ങൾ വിവാദം നർമ്മദാ നദിയിലും അതിൻറെ ഉത്ഭവ നദിയിലുമായി മുപ്പതു വലിയ dam കളും നൂറ്റിമുപ്പത്തഞ്ച് നടുത്തുള്ള dam കളും മൂവായിരം ചെറിയ dam കളും പണിതുയർത്താൻ ഇതുമായി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും തീരുമാനമുണ്ടായി പരിസ്ഥിതിയെ കുറിച് സംസാരിക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള എ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത് ഇന്നും വായു മലിനീകരണം ജല മലിനീകരണം അത്പോലെ sound pollution ഈ കാര്യങ്ങൾക്കൂടെ ഓര്മിച്ചുകൊണ്ട് ഒക്കെത്തന്നെയാണ് നമ്മുടെ മലിനീകരണം നടക്കുന്നത് പരിസ്ഥിതി മലിനീകരണം നടക്കുന്നത്

ആകാശവും ഭൂമിയും കഴിഞ്ഞു. ഇനി കടലിൻ്റെ അടിത്തട്ട് മാന്തണം. വിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വിരാഹത്തിൻ്റെ പേരിട്ട ജലാന്തര ഖനന യന്ത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലും ഏപ്രിലിലും ഇടക്ക് ഇന്ത്യൻ മഹാ സമുദ്രത്തിലെ മധ്യ ഭാഗത്ത് നിന്ന് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് meter താഴ്ചയിലേക്ക് ഇറക്കിയിരിക്കുന്നു സമുദ്രത്തിലെ അടിത്തട്ടിൽ ഏകദേശം നൂറ്റി ഇരുപത് meter സന്തരി സഞ്ചരിച്ച വരാഹ ഉരുളക്കിഴങ്ങ് വലിപ്പത്തിലുള്ള മാമുഖിലീസിൻ്റെ ലോഹ സമ്മിശ്ര ഘട്ടങ്ങളിൽ ഖനനം ചെയ്തെടുത്തു ഇതിൽ ഇരുമ്പ് നീക്കൽ ചെമ്പ് titanium cobalt എന്നീ ലോഹങ്ങളും അടങ്ങിയിട്ടുണ്ട് ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന national institute of ocean technology ആണ് വരാഹ എന്ന ഖനന യന്ത്രം രൂപകൽപന ചെയ്‌തിരിക്കുന്നത്‌ ഇതിൽ ആദ്യ ഘട്ട സൽ തത്സമയ പരീക്ഷണമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നത് ഈ പരീക്ഷണങ്ങൾക്ക് ശേഷം indian സർക്കാർ ഭൂമി ശാസ്ത്ര മന്ത്ര മന്ത്രാലയത്തിൽ മന്ത്രാലയത്തിന് കീഴിൽ deep ocean machine എന്ന പേരിൽ പത പ്രത്യേക വിഭാഗം രൂപീകരിക്കുകയും അഞ്ചു വർഷ കാലയളവിലെ പ്രവർത്തനങ്ങൾക്കായി നാല്പതിനായിരം കോടൻ കോ കോടി രൂപ വരുത്തിക്കുകയും ചെയ്‌തു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീരപ്രദേശ ധാതു വികസന യന്ത്ര നിയമം രണ്ടായിരത്തി രണ്ട് ഭേദഗതി സംബന്ധിച്ച് പൊതു ജനാഭിപ്രായം ആരാഞ്ഞു കൊണ്ടുള്ള രേഖയും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയൊന്ന് പതിനൊന്നിനാണ് പൊതു ജനാഭിപ്രായത്തിൽ രേഖപ്പെടുത്താ പൊതു ജാനഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസാന തിയ്യതി. ആഴക്കടലിൽ ഏകദേശം ആറായിരം meter അടിയിൽ സ്ഥിതി ചെയ്യുന്ന വിഭവ സമ്പത്ത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാണ് ഇന്ത്യയുടെ തീരുമാനമെന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് എഴുപത്തി ഒൻപത് million ton ധാതു ലവണ സ്രോതസ്സുകളും

ആഴക്കടലിലെ ധാതു ലവണ പരീക്ഷണത്തിന് വേണ്ടി indian national sea authority യുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര സമുദ്ര പ്രദേശങ്ങളിലെ അതിജീവ സമുദ്ര വിഭവങ്ങളുടെ പരി പരിചയ ലക്ഷണവും ചൂഷണവും നിയന്ത്രിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിഭാഗമാണ്‌ IAS സമുദ്ര ഭാഗത്തെ polymetallic nodules എന്നാൽ പത്തൊമ്പതും polymetallic മായുള്ള പര്യവേക്ഷണങ്ങളിൽ ഒന്നാണ് ഇതിൽ തന്നെ പതിനേഴെണ്ണം traction മേഖലയിലും ഒന്ന് indian സമുദ്രത്തിൻ്റെ മധ്യ മേഖലയിലും മറ്റൊന്ന് പശ്ചിമ പസിഫിക് സമുദ്രത്തിലുമാണ്. indian സമുദ്രത്തിലെ മധ്യ മേഖല പ്രധാന ആഴക്കടൽ ധാതു പരീക്ഷണ മേഖലയായി ISI പട്ടികയിലുൾപ്പെടെ ആഗോള സമുദ്ര ഭാഗത്തെ ഖനനത്തിൻ്റെ കമ്പോള നിലവാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പതിനാറ് million ൽ നിന്ന് രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ആവുമ്പോഴേക്കും billion ലേക്ക് എത്തുമാണ് ഒരു നിരീക്ഷണം. എന്നാൽ നിലവിൽ IAS പുറപ്പെടുവിച്ചിരിക്കുന്നത് പര്യവേഷണ കരാറുകൾ മാത്രമാണ്. അധിനിവേഷണ ചൂഷണമായി മാറുന്നതിനെ തുടർന്നുള്ള നിയന്ത്രണങ്ങളും നിബ നിബന്ധനങ്ങളും വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ആഴക്കടൽ ഖനനം ആരംഭിക്കുന്നതിനായുള്ള തങ്ങളുടെ ഉദ്ധ്യമത്തെ കുറിച്ച് നെഹ്‌റു സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ IAS അറിയിച്ചിട്ടുണ്ട് ഇതോടെ IAS നിബന്ധനകളും രൂപീകരണവും ധ്രുതഗതിയിൽ ആയിട്ടുണ്ട്. നെഹ്‌റു സർക്കാരും കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുകയും നെഹ്‌റു സർക്കാർ sponsor ചെയ്യുന്നതുമായ stencil

രണ്ടായിരത്തി പതിനേഴിൽ ഒഖിനാവ സമുദ്ര മേഖലയിൽ നിന്ന് ആയിരത്തി അറന്നൂറു metre ഓളം ആഴത്തിൽ ആഴക്കടൽ ഖനനം നടത്തിയിരുന്നു ആയിരം ആയിരത്തിഅഞ്ഞൂറു meter നിടയിൽ പ്രവർത്തന രഹിതമായ hydro therman malphone കളിലൂടെ സ്വർണവും ചെമ്പും വേർതിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട് അയ്യായിരം ആയിരം meter നടുത്താണ് സമുദ്രത്തിലെ അടിത്തട്ടുണ്ടാവുക ചൂടൊരു ആഹ് ചൂടൊരുവുകൾക്കും ചൂടരുകൾക്കും സമാനമായ സജീവ അഗ്നിപർവത മേഖലകളിലാണ് hydro thermal ഇടവുകൾ കാണപ്പെടുന്നത് ഭൂമിക്കടിയിലെ techtonic plate കൾ ഉം അകന്നു പോകുന്ന സമുദ്ര പരിവേഷണങ്ങളിലാണ് ഇവ കാണപ്പെടുക പസഫിക് സമുദ്രത്തിലെ മിനാമി ഹിരോഷിമ ദ്വീപുകളിലെ ഏർ സമീപത്തിലെ സാ ഏർ സമുദ്രത്തിൽ നിന്നും വൈദ്യുത വാഹനങ്ങൾക്കും ആവശ്യമായ പല ആവശ്യ ധാതുക്കൾക്കും അടുത്ത വർഷത്തോടെ ജപ്പാൻ ഖനനം ചെയ്തുകൊടുക്കും എന്നൊരു വാർത്തയുണ്ട് പല ഭാഗങ്ങളിൽ നിന്നായി എതിർത്തിയ ഏർ എതിർപ്പുകൾ ഏർ ഉയരുന്നുണ്ടെങ്കിലും ന്യൂസിലൻഡിലെ തദ്ദേശീയ ജന വിഭാഗമായ മാവോറികൾ തപോവ ന്യുച്ചിലേള യെ island ഏർ സോൾവാരിയ warriers ഏർ deep sea mining camping ഉം എന്നീ സംഘടനകളും നിരവധി പൗരാവകാശ പ്രവർത്തനങ്ങളും ആഴക്കടൽ ഉൾ ഖനനം സമുദ്ര ആവാസ വ്യവസ്ഥയിലും അനുബന്ധ ജൈവിക ഘടന വരുത്തിയേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചു ആശങ്ക പ്രകബി പ്രകടിപ്പിച്ചിട്ടുണ്ട് അതെസമയം ധാതു വിഭവങ്ങളുടെ വിനിയോഗം സംബന്ധിച്ച പ്രക്രിയകൾ

ഉല്പാദനത്തിൻ്റെ ഏർ പാടത്തു ഏർ പാട്ടത്തിന് നൽകുന്ന പ്രദേശം പതിനഞ്ചു minute അക്ഷാംശത്തിനും രേഖാംശത്തിനും ഇടയിലായിരിക്കും ഏറ്റവും ചുരുങ്ങിയ ഉൽപാദന മേഖല എൺപത്തഞ്ചു point എഴുപത്തഞ്ചു ചതുരശ്ര kilometer ൽ നിന്നും ഏകദേശം മൂന്നു point നാല് മൂന്നു ചതുരശ്ര kilometer കളിലേക്ക് ആയിട്ടുണ്ട് ഇത് കൂടാതെ വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന പ്രദേശത്തിൻ്റെ അളവ് നിശ്ചയിച്ചിട്ടുണ്ട് ഒരു license ൻ്റെ കീഴിൽ നാല്പത്തിഅഞ്ചു രേഖാംശത്തിനും നാല്പത്തിഅഞ്ചു അക്ഷാംശത്തിനും കൂടുതൽ പ്രദേശം കൈവശം വയ്ക്കാവുന്നതല്ല പാട്ട കാലാവധി അമ്പത് വർഷമായാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ പൊതുജനഹിതം വിഹിതം പ്രയോജനപ്പെടുത്തി offshore min mineral trust test രൂപീകരിക്കാനും പദ്ധതിയുണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയകക്ഷികളും പരിസ്ഥിത പ്രവർത്തകരും സമുദ്ര സമുദ്ര അടിത്തട്ടിലെ ഉൾഖനന കുറച്ച് ചർച്ച ചെയ്യുന്നില്ല തെക്കൻ കേരളത്തിലെ ചില പ്രവർത്തകരും മത്സ്യബന്ധന തൊഴിലാളികളും ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഉൾഖനനങ്ങൾക്കെതിരെ തങ്ങളുടെ ഉപജീവനമാർഗം ഇല്ലാതാക്കും എന്നാണ് അവർ പറയുന്നത് മത്സ്യവർഗ്ഗങ്ങൾ അന്യം നിന്നുപോകും എന്നുള്ള ആ സംശയങ്ങളും ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട് സമുദ്ര ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നതോടെയാണ് ഇത് കടലമ്മയെ കൊള്ളയടിക്ക കൊള്ളയടിക്കുന്നതാണെന്ന് ഇവരുടെ അഭിപ്രായം ചോർച്ച മൂലം ഉണ്ടായെക്കാവുന്ന അപകടങ്ങളെ കുറിച്ചുള്ള ആശങ്കയും അസ്ഥാനത്തല്ലെന്നുള്ള കരുനീക്കം എന്തിരിക്കിലും കടലിനടിയിൽ അ അറന്നൂറായിരം meter ൽ താഴെ എന്താണുള്ളത് എന്നും അത് എടുക്കുന്നതിലൂടെ വരുന്ന പ്രത്യാഘാതം എന്തെന്നും എന്നതിനെ സംബന്ധിച്ചും ആർക്കും വ്യക്തമായ ധാരണയില്ല ശാസ്ത്ര ഉപയോഗം സ്ത്രീവിരുദ്ധമാക്കരുത് ശാസ്ത്രം വളർന്നു മനുഷ്യ സമാന ചിന്താശേഷിയുള്ള ക്രിയാത്മക machine കളുടെ ആവിർഭാവത്തിലേക്ക് എത്തിയിരിക്കുകയാണ് AIartification നമ്മുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും വ്യാപകമാകാൻ അധികകാലം വേണ്ടിവരില്ലെന്നാണ് സമ സമീപകാല സാങ്കേതിക മേഖലയിലെ ഗവേഷണങ്ങളിലെ ഗതി നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നാൽ ഈ വളർച്ച സമൂഹത്തിലെ സർവ്വ മേഖലകൾക്കും ഗുണകരം മാത്രമാണോ കൊണ്ടുവരുന്നത് എന്നും എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നും വലിയ ചർച്ചയ്ക്കുശേഷം മാക്കേ വിഷയമാക്കേണ്ട ഒന്ന് തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ നേട്ടങ്ങൾ മാനവരാശിയുടെ സമഗ്ര പുരോഗതിക്കു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് ലോകം പ്രതീക്ഷിക്കുന്നത് എന്നാൽ പല സ്ത്രീവിരുദ്ധ രീ പലരും സ്ത്രീവിരുദ്ധ രീതികൾ ഉപയോഗപ്പെടുത്തുന്ന ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് കാര്യവും പ്രാദേശികമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആരോഗ്യമുള്ളൊരു കുഞ്ഞിൻ്റെ പിറവി ഉറപ്പു വരുത്താൻ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള നേട്ടമാണ് Amniocentesis എന്നത് Amniocentesis എന്നത് ഗർഭസ്ഥ ശിശുവിലെ ആരോഗ്യം നിർണയിക്കാൻ കണ്ടുപിടിക്കപ്പെട്ട ഒരു ശാസ്ത്രീയ നേട്ടം ലിംഗനിർണയത്തിനുവേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ പെൺ ഭ്രുണങ്ങളെ നശിപ്പിക്കാൻ ഇടവരുത്തുകായും ചെയ്ത പശ്ചാത്തലത്തിലാണ് premature digonose ഏർ അയച്ചു ആയിരത്തിത്തൊള്ളായിരത്തി ഒന്നിൽ കൊണ്ടുവരാൻ നിർബന്ധമായിട്ടുള്ളത് ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം പാടില്ല എന്ന നിയമം അടക്കം ഉണ്ടാക്കാൻ ഇടവന്നിട്ടുള്ള ഒരു പെൺ ഭ്രൂണങ്ങൾ നശിപ്പിക്കാൻ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് സാഹചര്യത്തിലാണ് അതുകൊണ്ടുതന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഡി ഡി ഡി ഡി digital യുഗത്തിൽ ശാസ്ത്രീയ നേട്ടങ്ങൾ സാമൂഹ്യ രാശിയുടെ ആകെ ഉന്നമനത്തിന് വേണ്ടി സജ്ജമാക്കാനും സ്ത്രീ വിരുദ്ധമായ എല്ലാ തലത്തിലും നിലപാടുകൾ എതിർക്കാനും മറികടക്കാനും ഉപയോഗിക്കേണ്ടതുണ്ട് സാങ്കേതികവിദ്യയിലും സാങ്കേതിക മേഖലയിലും ഇന്ന് സ്ത്രീകളുടെ പങ്ക് താരതമ്യേനെ കുറവാണെന്ന് കാണാം ഈ ലോകത്ത് മുൻനിരയിൽ നിൽക്കുന്ന technique company കളുടെ തലപ്പത്തിൽ നിന്ന് സ്ത്രീകളുടെ പങ്കാളിത്തം പരിശോധിച്ചാൽ തന്നെ ഇത് വ്യക്തമാകും ആഗോളതലത്തിൽ തൊഴിൽ മേഖലയിലെ സ്ത്രീ പങ്കാളിത്തം മെച്ചപ്പെട്ടു വരുമ്പോഴേക്കും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇത് ഗണ്യമായി കുറവാണ് ചില കണക്കുകൾ പരിശോധിക്കാം ആഗോള തലത്തിൽ മുപ്പത്തി മുപ്പത്തെട്ട് കോടിയിലധികം സ്ത്രീകളും കുട്ടികളും അതി ദാരിദ്ര്യത്തിൽ ആണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പറയുന്നു നിലവിൽ നിലവിലെ അവസ്ഥ തുരടു തുടരുകയാണെങ്കിൽ രണ്ടായിരത്തിമുപ്പത് ആകുമ്പോഴേക്കും ഇത് വളരെയധികം വർദ്ധിക്കും തൊഴിലിടങ്ങളിലെ കണക്കു നോക്കുകയാണെങ്കിൽ manage poster കൾ post കളിൽ ഇപ്പോഴും മൂന്നിലൊന്ന് മാത്രമാണ് സ്ത്രീകൾ ഉള്ളത് തൊഴിൽ മേഖലയിലെ പങ്കാളിത്തം നോക്കിയാൽ ആയിരത്തിഅറന്നൂറ്റി ഒമ്പത് രാജ്യങ്ങളിലാണ് COVID നു മുമ്പുള്ള നിരവധി നിരക്കിലും താഴെയാണ് സ്ത്രീകളുള്ളത് ശാസ്ത്രീയ ഏർ ശാസ്ത്രീയ സാങ്കേതിക മേഖലയിൽ ഇപ്പോഴും പത്തിൽ രണ്ടുപേർ മാത്രമാണ് സ്ത്രീകളുള്ളത് പല രാജ്യങ്ങളിലും gender budget മുന്നോട്ട് വെക്കുമ്പോഴും ഇരുപത്താറു ശതമാനം മാത്രമാണ് അത് കൃത്യമായി നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് സാങ്കേതികവിദ്യയിൽ സ്ത്രീകളുടെ പ്രാധാന്യം കുറയുന്നതിന് കാരണമാകുന്ന നിരവധി ഘടകങ്ങളുണ്ട് school കളിൽ ഈ മേഖലയിൽ ഉന്നത പഠനം പിന്തുടരാൻ പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് ഒരു കാരണം പെൺകുട്ടികളെ പലപ്പോ പലപ്പോഴും ശാസ്ത്രം ശാസ്ത്ര സാങ്കേതിക വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ആണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ നേട്ടങ്ങൾ മാനവരാശിയുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അന്തരീക്ഷമാണ് ലോകം പ്രതീക്ഷിക്കുന്നത് എന്നാൽ പലപ്പോഴും ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ നേട്ടങ്ങൾ സ്ത്രീ വിരുദ്ധമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് സത്യം എൻ്റെ topic ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം hello hello പറയിൻ എവിടെയാണ് ഞാനിതാ നാട്ടിലുണ്ട് എന്താ പരിപാടി ഒരു പരിപാടി ഇല്ലേ മറ്റേ college ഒക്കെ കഴിഞ്ഞിരിക്കാ exam ഇപ്പൊ ഇന്നലെ തീർന്നിട്ടേ ഉള്ളു ഓ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കാവൂല്ലോ

മൂന്നു കൊല്ലായില്ലേ പിന്നെ ഇനിയിപ്പോ നമുക്ക് college life ഒന്നും ഇല്ലല്ലോ കഴിഞ്ഞു അപ്പൊ ഇന്നലെയെന്നു അവസാനത്തെ exam ഏനു ഇന്നലെ ഇനീപ്പോ വെറുതെ ആണ് പ്പോ വീട്ടിൽ ഇരിക്കാണ് ആണല്ലേ ഇനിയിപ്പോ എന്താ plan ഒക്കെ plan എന്താന്ന് ആലോചിച്ചിട്ടില്ല എന്തായാലും pg എടുക്ക് ണില്ല എന്നാണ് എൻ്റെ ഒരു plan ഇനി വല്ല accounting course നോ എന്തൊക്കെയോ പോണം എൻ്റെ കുറെ friends ഉണ്ട് college ൽ അപ്പൊ അവരൊക്കെ എന്താണ് എടുക്കണത് എന്ന് നോക്കീട്ട് അതൊക്കെ തീരുമാനിച്ചിട്ട് വേണം പോകാന് അടുത്ത plan ആണല്ലോ ഓ എങ്ങനെ CMA ഏർ CA അങ്ങനെ എന്തെങ്കിലുമാണോ എടുക്കാൻ പോണത് അതെ അതെ എനിക്ക് എൻ്റെ കൂടുതൽ ആൾക്കാര് friends ഉം പിന്നെ എന്താ അവര് പോകുന്നത് ആറുമാസം ഇങ്ങനെ ഓരോ accounting course ഉണ്ട് അതായത് tally അതുപോലെ GST പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അപ്പൊ ഈ ആറു മാസത്തെ course നു എനിക്കങ്ങന interest ഇല്ല കാരണം എനിക്ക് വിദേശ രാജ്യങ്ങളിലെക്ക് പോകാനൊരു താല്പര്യമില്ല അപ്പോ അവരൊക്കെ ഈ course എടുത്തിട്ട് പിന്നെ ഏകദേശം ഇവിടെ ഒരു ഒരു കൊല്ലം രണ്ടുകൊല്ലം experience ആയിട്ട് അവിടേക്ക് പോകാനാണ് വിചാരിക്കുന്നത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോ ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നാട്ടിൽ തന്നെ ഒരു ജോലി കിട്ടിയാൽ അത്രയും നന്നായിരിന്നു എന്നാണ് okay okay ഏർ എവി എവിടെയായിരുന്നു school ഒക്കെ പഠിച്ചത് മുമ്പ് എവിടെ college ഒക്കെ ഉണ്ടായിരുന്നെ എന്താ പറയാ എൻ്റെ ഇപ്പൊ ഞാൻ LP school തുടങ്ങി പഠിചിനത് എൻ്റെ വീടിൻ്റെ ഒരു തൊട്ടപ്പറത്തു തന്നെ ഒരു LP school ഉണ്ടായി Government school ആയിരുന്നു അപ്പൊ ഏകദേശം ഞാന് എൻ്റെ പിന്നെ നാലാം class വരെ ആ school ലാണ് പഠിചിന്നത് പിന്നെ ഞാൻ അവിടെ school ൽ ചേരാനുള്ള കാരണം എന്താ ചോദിചാല് എൻ്റെ ഒരു മാമന് അവിടെ ഒരു അധ്യാപകനായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ആ പി Under ൽ ഞാൻ അവിടെ കേറുവായിരുന്നു ഏകദേശം നാലാം class വരെ അവിടെ പഠിച്ചു പിന്നെ പിന്നെ UP യും ഏർ UP ഏകദേശം അഞ്ചു മുതൽ പത്തു വരെ ഞാൻ വേറൊരു school ലേക്ക് പോയി Plus one ഉം Plus two ഉം അതുപോലെ തന്നെ Government school ലേക്ക് ഞാൻ വീണ്ടും പഠിച്ചു പിന്നെ അതുപോലെ college ആണ് എനിക്ക് കുറച്ച് ദൂരത്ത് കിട്ടിയത് ഓ അത് ശരി ഇവ Plus one ഉം Plus two ഉം എവിടെയായിരുന്നു Plus one ഉം Plus two ഉം പഠിച്ചിരുന്നത് ഞൻ കുണ്ടുർ കുന്ന് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഞാന് പിന്നെ പത്താം class ൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത Mark ണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഒരു school ൽ ന്നെ എനിക്ക് Plus one ഉം Plus two ഉം പഠിക്കാൻ പറ്റി ആഹ് okay okay okay പിന്നെ അവിടെ ഇനി ഇപ്പൊ ന്നിപ്പൊ ഏർ നിങ്ങളെ കൂട്ടുകാരല്ലേ ഇവിടെ തി തിരുവനന്തപുരം പഠിക്കുന്നെ ആഹ് അവിടെ എന്താ പുള്ളി പഠിക്കുന്ന എന്താണവിടെ അവനു അതെ എൻ്റെ കൂട്ടുകാരൻ തന്നെ എൻ്റെ കൂട്ടുകാരൻ എന്നല്ല ഏകദേശം എൻ്റെ ഒരു എന്താ പറയാ എൻ്റെ എപ്പോ എപ്പോഴും എന്റെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ അവനിപ്പോ B. pharm പഠിക്കാൻ പോയതാണ് അവന് Plus two കഴിഞ്ഞു ഏർ പിന്നെ അതുപോലെ KEAMexam എഴുതി അതിലെ കുഴപ്പമില്ലാത്ത ഒരു Rank കിട്ടി അവന് പിന്നെ നമ്മടെ തിരുവനന്തപുരം Government medical college ലു B. pharm മിന് പഠിക്കാൻ പോയിരിക്കയാണ് ഓ അത് ശരി അപ്പൊ ഇനിയിപ്പോ അവിടെ എത്രയാ നാലു കൊല്ലോ എങ്ങനെയാണ് അവിടെ അവിടെ അതെ അതെ നാല് കൊല്ലാണ് പിന്നെ നാല് കൊല്ലമായിട്ടാണ് അവര് പഠിക്കുന്നത് okay ഇത് Medicines നെക്കുറിച്ചിട്ടാണോ അവൻ പഠിക്കുന്നുണ്ടാവുആ അല്ലെ Pharmacist ആഹ് ആവനാണോ അതെന്ന B. pharm അത് Pharmacist ആ മേഖലയിലേക്കാണ് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ഞാൻ ഒരു commerce വിദ്യാർത്ഥിയായതുകൊണ്ട് തന്നെ എനിക്ക് ആ മേഖലയെപ്പറ്റി കൂടുതൽ അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ആ Pharmacist ആ മേഖലയിലേക്ക് തന്നെയായിരുന്നു ആയിരിക്കണമെന്നാണ് ഒരു തോന്നുന്നത്

okay ബാംഗ്ലൂർ ഇല്ലേ ഏർ ഒരാൾ പഠിക്കാൻ പോയിട്ടില്ലേ അഹ് അവരൊക്കെ എന്താ എങ്ങനെ അവര് ബാംഗ്ലൂർ തന്നെ സിനാജ് എന്ന് പറയും ഓന് ഓന് എൻ്റെഒരു മറ്റൊരു പിന്നെ കൂട്ടുകാരൻ തന്നെയാണ് ഓന് ഏകദേശം ഓന് ഇതേപോലെതന്നെ plus two കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു BCA ആണ് എന്ന് തോന്നുന്നു BCA ആണ് അവനു പഠിക്കാൻ പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഓ അയ് ശരി ഈ ഏർ AI ൻ്റെ ഒക്കെ എന്തോ പരിപാടി ഉണ്ട് ന്നു കേട്ടു അത് AI ടെ ന്നു വെച്ചാല് ഞാൻ ഏകദേശം AI ടെ എൻ്റെ നാട്ടില് തന്നെ കുറെ കുറെ ആൾക്കാരുണ്ട് കൂട്ടുകാരുണ്ട് അവര അവരായിട്ടു ചെയ്യണു അതിൻ്റെ കുറെ ഞങ്ങള് recording ഉം കുറെ work ഒക്കെ ചെയ്യുന്നുണ്ട് അത് ഏകദേശം ഞാന് പിന്നെ സ്ഥിരായിട്ടല്ല പിന്നെ അവിടെ ഇടയ്ക്ക് work എടുക്കുമ്പോൾ അവിടെക്ക് ചെല്ലും ഞങ്ങൾ അങ്ങനെ work ചെയ്യാന് എല്ലാരും കൂടിയിട്ട്

അവൻ ഇരിക്കണ് അപ്പൊ ഇനീപ്പോ Result വന്നിട്ട് പത്താം Class ലേക്ക് ആയിരിക്കും അടുത്തത് പിന്നെ അതുപോലെതന്നെ പത്താം Class നമുക്കെല്ലാവർക്കും അറിയാല്ലോ നമ്മുടെ SSLC ജീവിതം എന്നു പറയുന്നതു ഞാനൊക്കെ സത്യം പറഞ്ഞ SSLC പറയുമ്പോ എന്നെയൊക്കെ നല്ല പേടിപ്പിച്ചിരുന്നു പിന്നെ ഇതാണ് പിന്നെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് Turn point Turning point എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പത്തിന്നു ഒക്കെ ഞാൻ tuition പോയിരുന്നു അപ്പോ അവനിപ്പോ tuition നു പോകാൻ നിക്കുണ്ട് ഏതൊക്കെ രണ്ടുമൂന്നു tuition കണ്ടു വച്ചിട്ടുണ്ട് ആഹ് അത് ശരി ഉം ഇപ്പൊ plus one ഉം plus two കിട്ടാൻ വേണ്ടീട്ടാണോ അതെ അതെ അത് തന്നെയായിരിക്കും അവന് പിന്നെ അവനിക്ക് നല്ല പേടിയുണ്ട് കാരണം പിന്നെ പത്ത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു ഓനോട്‌ പിന്നെ ആൾക്കാരൊക്കെ വെറുങ്ങനെ പേടിപ്പിക്കുകയാണ് പത്തൊക്കെ നല്ല സുഖാണു ന്നൊക്കെ പറഞ്ഞിനു പക്ഷേ എന്ത് വെച്ചാലു അവനിക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ ഇനി പ്പോ tuition നു പോണം ന്ന് പറയുണ്ട് നോ പിന്നിപ്പോ നോമ്പ് കഴിഞ്ഞിട്ട് വേണം പോണം എന്ന് പറയുന്നത് നിങ്ങളുടെ പിന്നെ കലാലയ ജീവിതൊക്കെ എങ്ങനെയായിരുന്നു എവിടെ ആയിരുന്നു ഉം ഞാൻ വന്നിട്ട് college മണ്ണാർക്കാട് MES കല്ലടി college ആയിരുന്നു പിന്നെ പത്ത് അല്ല plus one ഉം plus two ഉം ഇവിടെ അതുപോലെ ഒരു Government school ലായിരുന്നു പിന്നെ പത്തു അല്ല ഒന്ന് മുതൽ പത്തു വരെ ഏർ ആറ് വരെ ഒരു NSSschool പറയും അവിടെ പിന്നെ ആറു മുതൽ sorry ഏഴു മുതൽ ഉം പത്തു വരെ മണ്ണാർക്കാട് ഒരു global പറഞ്ഞ ഒരു school ൽ ആയിരുന്നു മൊത്തത്തിൽ ഇങ്ങനെ മണ്ണാർക്കാട് ചുറ്റുഭാഗത്തായിട്ട് ഇങ്ങനെ പഠിച്ചു വന്നതാണ് മറ്റു ബി b. comcorporation ആയിരുന്നു അവിടെ college ൽ എടുത്തിരുന്നത് ഉം അപ്പോ ഏർ Complete ആയി ഏകദേശം കം അത് കുറച്ചു ഏർ papers ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അത് Complete ആയിട്ട് ഇനി ഓഗസ്റ്റിൽ അതിൻ്റെ ഏർ exam വരുന്നുണ്ട് ന്ന് കേട്ടു അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ wait ചെയ്യുകയാണ് അതുകൂടി കഴിഞ്ഞാ ഏർ degree ൻ്റെ paper കിട്ടി ഉം രണ്ടു കൊല്ലത്തെ paper complete ആയി ഇനി മൂന്നാമത്തെ ഇത് കൂടിയുണ്ട് അതുകൂടി complete ആയാൽ എന്ത് ചെയ്യാ അടുത്ത എന്തെങ്കിലും ഒരു course ഉം കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പുറത്തു പോണം ന്നൊക്കെയാണ് വിചാരിക്കുന്നത് അങ്ങനെയാണ് അല്ലെ ഞാന് ഞങ്ങൾ ഏകദേശം പിന്നെ ആ fifth sem വരെ result വന്നു പ്പോ ഞാനിപ്പോ ഒരു sem കൂടി ഒരു ഒരു അവസാന sem result വരാൻ വേണ്ടി കാത്തിരിക്കയാണ് അത് ഇനി എന്ന ഏർ ഏകദേശം എത്ര എത്ര മാസത്തിനുള്ളിൽ വരും ണ്ടാവും result ഏകദേശം എനിക്ക് തോന്നു ഇ ഒരു മാസം കൂടി എടുക്കും കാരണം നമുക് പ്പോ കഴിഞ്ഞ ആഴ്ച ആയിട്ടുള്ളു fifth sem വന്നിട്ട് പിന്നെ കുഴപ്പമില്ലാത്ത mark ഏർ ഉണ്ട് ഇനിപ്പോ ഒരു sem കൂടി വന്നാ degree complete ആയി ഓ അത് ശരി അത് ശരി okay ഏർ ഉം okay അപ്പൊ ഇനി ഇപ്പൊ CMA അതൊക്കെ ഇപ്പോ ഇനി എടുക്കാൻ plan ഉണ്ട് പറഞ്ഞത് എവിടെയാ ഇപ്പൊ ഏകദേശം പെരിന്തൽമണ്ണ അടുത്ത് അവിടെ ആണോ നോക്കണേ

അപ്പോ ഞാൻ ഇപ്പോ ഈ നമ്മടെ ഇപ്പോക്കെ CMACAcourseSCA പിന്നെ അങ്ങനെയൊക്കെ കുറെ course ഉണ്ട് ഒരു Accounting course ആണ് നല്ല അത്യാവശ്യം കുഴപ്പല്ലാത്ത പിന്നെ opportunity ഉള്ള പിന്നെ അത്യാവശ്യം ഒരു sale course ആണ് അപ്പൊ ഞാൻ ഇത് അന്വേഷിച്ചപ്പോ കോഴിക്കോട് ലക്ഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു അവിടെ വരുന്നുണ്ട് പക്ഷേ അത് കുറച്ചു long ആണ് അപ്പൊ പിന്നെ അവിടെ പെരിന്തൽമണ്ണന്റടൊരു ഏകദേശം ഇരുപത് kilometer ദൂരം ഉള്ളൂ അവിടെ ഒരു പ്രോഫിൻസ് അതുപോലെ I am ന്നു പറഞ്ഞിട്ട് ഒരു രണ്ടു institute ഉണ്ട് നീ പ്പോ അവിടെ അന്വേഷിച്ചപ്പോ പിന്നെ course fee വരുന്നത് പിന്നെ I am ലു ഏകദേശം ഒരു കൊല്ലം അമ്പതിനായിരം രൂപയാണ് വരുന്നത് പിന്നെ പ്രൊഫിൻസ് ലു ഏകദേശം പിന്നെ ആറു മാസത്തിനു പിന്നെ ഇതേമാതിരി തന്നെയാണ് കുറച്ചൊക്കെ തന്നെയുള്ളു ഏകദേശം ആറു മാസത്തിനു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറാണ് ഏകദേശം അപ്പൊ ഒരു കൊല്ലത്തിനു നാല്പത്തിഅയ്യായിരം അയ്യായിരം രൂപയാണ് വ്യത്യാസം അപ്പൊ ഞാന് പ്രൊഫിൻസ് ലു ചേരാനാണ് എൻ്റെ ഒരു തീരുമാനം എൻ്റെ കൂടുതല് രണ്ട് മൂന്ന് കൂട്ടുകാരികളും അവിടെ ചേർന്നിട്ടുണ്ട് ഓ അത് ശരി okay okay ഇത് ഉം ഏർ okay okay ഇത് സി CA അത് CMA എത്ര കൊ കൊല്ലത്തെ course ആയിരിക്കും രണ്ടു കൊല്ലത്തെ അതോ മൂന്നു കൊല്ലാണോ